ആരാ അപ്പ പാടുന്നേ? പാട്ടുകാർ ആരെങ്കിലും പരിചയത്തിൽ ഉള്ളവർ ഉണ്ടോ?

നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഒരു ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ parent ആയിട്ടുള്ള ആൾക്കാർക്കും opportunity കൊടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം സിനിമയിൽ ഇപ്പൊ കൂടുതൽ നമ്മുടെ മലയാള സിനിമയിലാണോ എവിടെയാണെന്ന് അറിയില്ല politics എന്ന് പറഞ്ഞ സാധനം നല്ല രീതിയിൽ കിടന്നു കളിക്കുന്നുണ്ട്. ഉള്ളവരുടെ ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും വരിക സിനിമ നടന്റെ മക്കൾ വരുക, അല്ലെങ്കിൽ സിനിമ നടന്റെ ബന്ധുക്കൾ സിനിമ നടൻ ആയികൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പാട്ടുകാരന്റെ മക്കളോ ബന്ധുക്കളോ പാട്ടുകാരായി കൊണ്ടിരിക്കുക അങ്ങനെയല്ലേ നടക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയ പുതിയ talented ആയിട്ടുള്ള ആൾക്കാർ കാരണം ഇന്നത്തെ യേശുദാസ് എം ജി ശ്രീകുമാർ കുറച്ചു നാൾ കൂടി കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ അവരുടെ അഭിനയം സിനിമ എന്ന് പറയുന്ന സംഭവം എന്നും ഒരേ ഒരേ പ്രസക്തിയോട് കൂടി നിലനിൽക്കും കാരണം സിനിമയുടെ main factor ഞാൻ മനസിലാക്കിയത് അടുത്തോളം എന്താ പറയുക ഇപ്പൊ നമ്മൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടും പ്രഷർ ആയിട്ടും ജോലി ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നും ജീവിത അന്തരീക്ഷത്തിൽ നിന്നും കുറച്ചു നേരം ഫാമിലി ആയും ഫ്രെണ്ട്സ് ആയിട്ടൊക്കെ ചെലവഴിക്കുമ്പോൾ ഒരു entertainment അതാണ് മെയിൻ ആയിട്ട് സിനിമ. അപ്പൊ ആ ഒരു

സിനിമ നടൻ ആവണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ് നിനക്കും അതെ സിനിമയിൽ അത്യാവശ്യം നല്ല താല്പര്യമുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ ഇപ്പൊ കുറച്ചും കുറഞ്ഞിരിക്കുന്നുട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ freshers പുതുമുഖങ്ങൾക്ക് വല്യ റോൾ ഉണ്ടായിരുന്നില്ല അതും കിട്ടുവാണെങ്കിൽ തന്നെ ക്യാമറയുടെ മൂക്കിലോ മൂലയിലൊക്കെ blur ആയിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് മുഖം കാണിക്കാം പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി കുറഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നേ ഇപ്പൊ നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഒക്കെ ഒരുപാട് പുതുമുഖം പയ്യന്മാർ വന്നിട്ട് നമ്മുടെ പ്രായത്തിൽ ഒക്കെയുള്ള പയ്യന്മാരാ അവർക്കൊക്കെ അത്യാവശ്യം നല്ലയൊരു popularity ഒക്കെ വന്നു തുടങ്ങി എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ,

കാരണം ഞാൻ ഇപ്പോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതു മുഖങ്ങളെ വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച film എന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയ ആൾക്കാരിൽ കാണുമ്പോൾ എപ്പഴും നമ്മൾ അത്രയും effort എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മള് അതിനനുസരിച്ചു പ്രോത്സാഹിപ്പിക്കണം ഇത് ഇപ്പോ നമ്മൾ ഒന്നായിട്ട് നിർത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ തുടങ്ങുന്നത്, നമ്മൾ ഇത് വിജയിക്കും എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണെല്ലോ ഒരു film തുടങ്ങൽ അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും പുതുമുഖങ്ങളാണ് എല്ലാം പുതുമുഖങ്ങളാണ് ഒന്നും ഇതുവരെ അഭിനയിച്ചവർ ഒന്നുമില്ല. നായകനും നായികയും മാത്രം നായകൻ ഒരു short film ൽ രണ്ടാൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്.

അത് തന്നെയാ വേണ്ടത് കാരണം അവർക്ക് ചിലപ്പോ ആദ്യം ചെയ്യുമ്പോ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം അതൊന്നു handle ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ പിന്നെ ഒരു പ്രശ്നമില്ല, എല്ലാം complete ആയിട്ട് മാറും പിന്നെന്താ വേറൊരു സംഭവമുണ്ട്

ഏർ ഇത്തിരി popularity ഉണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ തന്നെ അത് അതിന്റെ producer ആയിരിക്കും ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിന്റെ പേര് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പുള്ളിയാണ് അതിന്റെ producer അതിന്റെ ഡയറക്ടർ അതേപോലെ നടൻമാർ, നടിമാർ assistant cameraman, cameraman എല്ലാരും ഈ പറഞ്ഞപോലെ പുതുമുഖങ്ങളാണ്. ഏർ അപ്പൊ ഈ സിനിമക്ക് എന്താ പ്രശ്നം പറ്റിയെ ഈ സിനിമ ഓടിടി റിലീസ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നേ, പിന്നെ അത് തിയേറ്റർ പ്രിന്റ് ആക്കി തീയേറ്റർ list ലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ സിനിമയിനെ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം വലിയ factor ആണ്

ഇവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ element ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു one week നല്ല സിനിമയാണ് അതാണ് പ്രശ്നം പറ്റിയത് നല്ല social relevant ആയിട്ടുള്ള ഒരു topic ആയിരുന്നു ആ സിനിമ discuss ചെയ്തത് നല്ല ക്യാമറ വർക്ക്, നല്ല direction, നല്ല മ്യൂസിക് അത്രേം അങ്ങനെ വന്ന ഒരു സിനിമയിനെ കാരണം നാലാൾ കണ്ടപ്പോൾ ഞാൻ നിന്നോട് ഇപ്പ പറഞ്ഞില്ലെ, ആദിപുരുഷ് ഞാൻ കാണുവാ പോവുവാണ് എന്ന് പറഞ്ഞിട്ട് നിന്നെ വിളിച്ചു കാരണം അത് അത്യാവശ്യം ചർച്ച വിഷയം ആയതിനു ശേഷം പോരാത്തതിന് പ്രഭാസ് ഉണ്ട് ഇത്രയും അഞ്ഞൂറ് കൊടിയോ എഴുന്നൂറ് കൊടിയോ എങ്ങാണ്ട് ചിലവഴിച്ച സിനിമയാണ് അപ്പൊ അത്രെയും factors വന്നു അത് കാണാൻ നമ്മൾ കണ്ടു കഴിഞ്ഞ കണ്ടു നമ്മൾ രണ്ടുപേരും എന്ത്ചെയ്യും നമ്മുടെ ഫ്രണ്ട്സിനോടും ഇതിനോട് ഒക്കെ പറയും അങ്ങനെ അറിഞ്ഞുപോയതാ, പക്ഷെ കണ്ടിട്ട് ഒരാൾ അഭിപ്രായം പറയാൻ ഭയങ്കര കുറച്ചു ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളു. പിന്നെ കണ്ടിട്ട് പറയുന്നവർ ആണെങ്കി തന്നെ നിങ്ങളറിയാവുന്ന ആൾക്കാരുടെ സിനിമയല്ലേ എന്നിട്ട് ഞാൻ എന്താ പറയുക ഒരു രണ്ടു ദിവസം

പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ ഞങ്ങളുടെ film ല് അഭിനയിക്കാൻ താല്പര്യം ഉണ്ട് എന്നുള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം എന്താണെന്നു അറിയോ നമ്മൾ അഭിനയിക്കുന്നവർ അഭിനയിക്കുന്നവർ നന്നായിട്ട് അഭിനയിക്കുമ്പോൾ ഒന്നാമത് അവർക്ക് അതില് experience ഉണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു. ഏർ കാര്യത്തിലൂടെ മറ്റുള്ളവർക്ക് ചിലപ്പോ ഉയർന്നു വരാൻ അങ്ങനയുണ്ടായ കാര്യങ്ങൾ ഒക്കെയുണ്ടല്ലോ അപ്പൊ അങ്ങനെ പറ്റൂകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കും ഒരു കാര്യമായിരിക്കും പിന്നെ നമ്മൾക്കിപ്പോ ഞാൻ ഇപ്പം ഇതൊന്നു direct ചെയ്യണം എന്നെ വിചാരിച്ചിട്ട് ഉള്ളൂ script എഴുതാം, എന്നാണ് വിചാരിച്ചതു പക്ഷെ script വേറെ ആരുടെ അടുത്തലും കൊടുത്താൽ ശരിയാവുവോ എന്നറിയില്ല കാരണം എന്റെ ഒരാളുടെ അനുഭവം വെച്ചിട്ട് എന്റെ friend ന്റെ തന്നെ അനുഭവമാ ഇവിടത്തെ ചെക്കന്റെ അനുഭവം വെച്ചിട്ടാണ് ചെയുന്നത് . നമുക്ക് കൂടുതൽ അറിയുന്ന കാര്യമാവുമ്പോൾ നമുക്ക് അത് നല്ല perfect ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ര തന്നെ കൃത്യാമായിട്ട് കിട്ടുന്ന് എനിക്കൊരു ഇതില്ല ഉറപ്പില്ല. അപ്പൊ പിന്നെ എന്നോട് എഴുതാൻ പറഞ്ഞു ഞാൻ ഒന്ന് എഴുതി കൊടുത്തു എന്നല്ലാതെ മുതൽമുടക്കോ ബാക്കികാര്യങ്ങൾ ഒന്നും നോക്കിയിട്ടില്ല ഞാനിപ്പോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഒരു സിനിമ എന്താകുമെന്ന് നിനക്ക് അറിയാലോ കൂടുതൽ ആയിട്ട് നിയ് ചെയ്തു രണ്ട് മൂന്ന് എണ്ണം ചെയ്തിട്ടുണ്ട് shortfilim അപ്പൊ അതുകൊണ്ട് നിനക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നിന്നെ വിളിക്കാൻ കാരണം.

വിളിക്കണത് പിന്നെ എന്താ പറയുക ഇയ്യ്‌ അതെന്തായാലും നോക്ക് നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പ camera ഒരെണ്ണം വേണം നല്ല ക്യാമറ ഒരെണ്ണം വേണം പിന്നെ നല്ലൊരു camerahandle ചെയ്യാൻ പറ്റിയ ഒരാൾ വേണം. പിന്നെ പിന്നെ lighting ന്റെ കാര്യങ്ങളാണ് outdoor ആണോ indoor ആണോ കൂടുതൽ ഷോട്ടുകൾ എങ്ങനെ വരുന്നത് outdoor ആണെടോ indoor കുറവാണ്. indoor shots കുറവാ അപ്പൊ ലൈറ്റിന്റെ കാര്യത്തിൽ വല്യ പ്രശ്നം വരുന്നുണ്ടാവില്ല. പിന്നെ ഒക്കെ നമ്മൾ പകല് സമയത്താണ് രാത്രിയിലത്തെ shot മാത്രമാണ് വീടിന്റെ ഉള്ളിൽ ചെയ്യുന്നത് അത് വളരെ കുറവാണ് രണ്ടോ മൂന്നോ scenes മാത്രമേ ചെയ്യുന്നുള്ളു. ആഹ് അപ്പൊ വല്യ കുഴപ്പം ഉണ്ടാവില്ലട്ടോ അത് അപ്പ ലൈറ്റിന്റെ കാര്യത്തിൽ വല്യ ടെൻഷൻ വെക്കേണ്ട പിന്നെ മെയിൻ ആയിട്ട് ക്യാമറ നോക്കിയാ മതി ക്യാമറയും പിന്നെ വേണ്ടത് അത് സിനിമ shoot ന്റെ കാര്യമാണ് ബാക്കി നല്ലൊരു എഡിറ്റർ വേണം.

ആഹ് അഭിഷേക് എന്ന് പേരുള്ളത് അവനും അത്യാവശ്യം വിഡിയോയും കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ ഇപ്പോ ഒരു short film ഇൽ ഡബ് ചെയ്യാൻ പോയിരുന്നു. അപ്പൊ അയാളോട് ഞാൻ വിളിച്ചു ചോദിച്ചു ആ director നോട് വിളിച്ചു ചോദിച്ചു എങ്ങനൊക്കെയാണ് സംഭവങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാവുക ഏതൊക്കെ edit ആപ്പുകൾ അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്.

ആഹ് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഞാൻ അയാളായിട്ട് സംസാരിച്ചു payment ഒന്നും നമുക്ക് ഒരു വിഷയമല്ല നീ ഇത് ആദ്യം ഇത് ചെയ്യാൻ നോക്കൂ എന്നാണ് അയാൾ പറയണത് ആഹ് അത്യാവശ്യം നല്ല passionate ആയിട്ടുളള ആൾക്കാർ അങ്ങനെ തന്നെ പറയുള്ളു അവർ payment അങ്ങനെ അതികം മേടിക്കില്ല കാരണം വല്യ ഒരു പ്രൊജക്റ്റ് ഒന്നും അല്ലലോ, ഇപ്പൊ അത്ര വല്യ ഒന്നും എടുക്കേണ്ടി വരില്ലലോ ചെറിയ ഒരു ഇപ്പോ ഇരുപതു ഇരുപത്തിയഞ്ചു മിനിറ്റ് ഒക്കെ ഉണ്ടാകൂളു എന്നല്ലേ പറഞ്ഞെ, ഒന്നാമത് നമുക്ക് ഇത് earnings കിട്ടുന്ന പരിപാടി അല്ലലോ. അത് കിട്ടിക്കോളും ട്ടോ.

ശരി അഹ് ശരി. hello

തന്നേയ് ആഹ് എന്തൊക്കെയാ വർത്താനം നല്ല വർത്താനം കൊഴപ്പില്ല അങ്ങനെ പോണിണ്ട്

ആഹ് നാട്ടിക്കൊക്കെ എറങ്ങീനോ ആഹ് നാട്ടിക് ഇറങ്ങിന്നു ആഹ് ഞാന് ഞാൻ നാട്ടിൽ ഇല്ല

ഞാൻ Tour പോയിക്കേണ് ഏർ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാൾ Trip അല്ലെ ആഹ് അതെന്നെ പെരുന്നാൾ Trip അല്ല പെരുന്നാള്ക്ക് പോയാല് നല്ല തിരക്കാകാർ അപ്പൊ പിന്നെ പെരുനാൾ കഴിഞ്ഞിട്ട് അങ്ങ് പോകാ വിചാരിച്ചു

അതേയ് അതേയ് അതായിരിക്കും ബുദ്ധി

ആഹ് തെരക്കൊക്കെ കുഴപ്പല്ല ന്നാലും തെരക്കൊക്കെ ഉണ്ടേനു മറ്റേ മൂന്നാറാണ് പോണ്ക്ക്ണതെ എത്തീട്ടില്ല അപ്പൊ ആഹ് വീട്ടുകാരൊപ്പ അതോ മറ്റേ friends ൻ്റെ ഒപ്പൊ അല്ല വീട്ടുകാരെ ഒപ്പം പോയി ഇപ്പം മറ്റേ ഞങ്ങളിങ്ങനെ കൊല്ലാം കൊല്ലം പോവാറില്ലേണ് ഇങ്ങനെ അപ്പൊ വീട്ടുകാരുടെ ഒപ്പം പോയി ഇത്തവണ അങ്ട്ട് പോന്നു

ഞങ്ങൾ എത്തീട്ടില്ല ഒരു ആറുമണി ക്ക് പോന്നിട്ടെ ഉള്ളു ഏകദേശം ഞങ്ങള് മറ്റേ തൃശൂർ zoo ചെന്നേറങ്ങീക്കുണു അവിടെ കൊറേ മൃഗങ്ങളെ ഒക്കെ കണ്ടു ആഹ് എന്തൊക്കെ കണ്ടു എന്നിട്ട്

കടുവ അവിടെ മുതല അതുപോലെ തന്നെ പാമ്പുകൾ കൊറേ ഇണ്ട് അങ്ങനെയൊക്കെ കൊറേ കണ്ടു നിങ്ങള് മറ്റേ ഈ തൃശൂർ zoo ഇത് വരെ ആയിട്ടും പോയിട്ടില്ല

ആഹ് മറ്റേ zoo ഒന്നും അങ്ങന പോയിട്ടിണ്ടാവൂല അല്ലേ

ആഹ് ഇങ്ങൾ പിന്നെ പെരുന്നാക്ക് എവിട്ക്കാ പോയത് പെരുന്നാക്ക് പോയത് നിലമ്പൂരാ നിലമ്പൂർ നമ്മടെ മലപ്പുറത്ത് ല്ലേ

ആഹ് അതെന്തായാലും കൊഴപ്പമില്ല എന്തായാലും പോയല്ലോ പോയിട്ട് പെരുന്നാള് പോവ trip പോയോ ചോയ്ചാല് പോയിന്ന് പറയാൻ പറ്റുവല്ലോ ല്ലേ ആഹ് ആരെങ്കിലും ചോയ്ച്ചാ പേരിന് പോയീന്നായല്ലോ നിങ്ങൾ അവിടെ എന്തൊക്കെയാ കണ്ടേ അവിടെ water falls പറഞ്ഞിട്ട് സാനം ഉണ്ടായിരുന്നു അവിടെ കേറി പിന്നെ കുരിശു മല ആഹ് നാനിങ്ങനെ എന്താ പറയാ ഈ cinema യിലും അതുപോലിങ്ങനെ book ലോ വായിച്ചു അവിടിങ്ങനെ തേക്ക് museum ക്കിണ്ട് കൊറേ തേക്ക് ഒക്കെ ഉണ്ട്ന്നു പറഞ്ഞു ആഹ് തേക്ക് museum ഒക്കെ കാണാനുണ്ട്

അത് അവിടെന്നു പോരുമ്പോ മറ്റേ വണ്ടിക്ക് insurance ഇല്ലാത്ത ഒക്കെ police പിടിച്ചു അപ്പൊ insurance ഇണ്ടായിരുന്നില്ല ആഹ് fine അടച്ചു

fine മൂന്ന് ഉറുപിയാ പറഞ്ഞു പിന്നെ ഇരുനൂറ്റി അമ്പത് മറ്റേ ഒതുക്കി last

നിങ്ങൾ എത്ര bike ലാ പോയിന്നെ ഞങ്ങൾ മൂന്ന് bike ണ്ടാന്നു

ഒന്ന് v three ഉണ്ടാരുന്നു പിന്നൊരു പൾസർ ഒരു f z ഉ ഉണ്ടാരുന്നു തന്നെല്ലേ ആഹ് നിലംബൂര് നിലംബൂര്ക്ക് ഞാന് പണ്ട് പോയിക്കുണു മറ്റേ തേക്ക് museum തന്നെ കാണാൻ പോയതാണ് വീട്ടുകാരൊപ്പം പോയതാണ് അപ്പൊ അന്ന് നമ്മള് train ലു മേലാറ്റൂര്ന്ന് train കേറി അങ്ങനെ അവിട്കേക് പോയി train ല് കേറാനായിട്ടാ പോയത് പിന്നെ നിലമ്പൂരെറങ്ങി നിലംബൂര്ന്ന്തേക്ക് museum കണ്ടിട്ട് ആ തേക്ക് museum കണ്ടു കൊറേ തേക്കുകണ്ടാ പക്ഷെ എനിക്ക് ഏതാണ്ട് ചെറുപ്പത്തിലായതുകൊണ്ട് വലിയൊരു ഓർമയില്ല ആഹ് ചെറുപ്പത്ത് പോയതാകാർ ല്ലെ അതെ ആഹ് ചെറുപ്പത്തിൽ വീട്ടുകാരൊപ്പം പോയതാണ് പ്പോ ഞങ്ങൾക്ക് മൂന്നാറാണ് മൂന്നാറെത്തിയിട്ടില്ല അപ്പൊ എത്തിയാ പോവു അവിടെ നമ്മളിവിടെ ചൂടൊക്കെയല്ലേ നല്ല ചൂടാല്ലേ

ആഹ് മറ്റേ നമ്മുടെ മൂന്നാറ് തണുപ്പ് ആണെന്നാ പറയണെ കേട്ടെ നമ്മളവിടേക്കെത്തിട്ടില്ല അടിമാലി എത്താനായിട്ടുള്ളൂ ആഹ് മൂന്നാറില് കുറച്ചു കാലം മുമ്പ് ഭയങ്കര തണുപ്പല്ലായിരുന്നു ആഹ് മറ്റേ season ഒക്കെ അല്ലെന്നു ഇപ്പൊ നമ്മ തണുപ്പിനെ പറ്റിട്ടെനിക്കറീല ഞാൻ ചോയിച്ചില്ലാന്നെന്തായാലും മറ്റേ sweater ഒക്കെ എടുത്തുകുണ് ഇനി അഥവാ തണുപ്പുണ്ടെങ്കില് പിന്നെ പെടണ്ടല്ലോ ന്നു വിചാരിച്ചിട്ടാണ് ആഹ് എത്തീട്ട് എന്തായാലും ഇപ്പൊ അങ്ങട്ടല്ലേ പോണത് അപ്പൊ എത്തീട്ട് അറിയാലോ നമ്മക്കവിടെത്തെ ചൂടും തണുപ്പൊക്കെ എന്താണ്ന്ന് ആഹ് അറിയണം എന്തായാലും ഇപ്പൊ അറിയണം അപ്പൊ ഇങ്ങനെ വെറുതെന് വണ്ടിയിൽ ഇരിക്കാണ് food ഒക്കെ കഴിച്ചു അതിനൊപ്പം വിളിച്ചതാണ് ഞാന് ഞങ്ങയിപ്പോ ഞങ്ങള് മറ്റെ വന്നെ package എടുത്ത് പോയതാണ്

അതെ അതെ മറ്റ് അപ്പൊ food ഒക്കെ വല്യ കൊഴപ്പമില്ലാത്ത food എടുത്തു ഞങ്ങളിവിടെന്നു ഞമ്മളെ ന്നൊരു team ഉണ്ട് പെരിന്തൽമണ്ണ അറിയോ

ആഹ് അവരിങ്ങനെ travels ൻ്റെണ് കൊഴപ്പില്ല നമ്മളെ travels ണ്ട് അതുപോലെ ഞങ്ങൾ travels എടുത്തിട്ടാ പോയത് ഏകദേശോരു പത്തു പതിനെട്ടാൾക്കാരെ ഉള്ളു അപ്പൊ travels ആയിരിക്കും നല്ലത് എന്ന് വിചാരിച്ചു travels ആണ് എടുത്തത് പിന്നെ per head കൊഴപ്പ ഇല്ലാത്ത വന്നു ഏകദേശം നല്ല food ആയിരുന്നു രാവിലെ നമ്മക്ക് പിന്നെ പൂരി അതുപോലെ ഇഡ്‌ലി അങ്ങനെയൊക്കെ കിട്ടി ഉച്ചക്ക് ബിരിയാണി ഉണ്ടാരുന്നു meals ഉണ്ടാരുന്നു അപ്പൊ കൊഴപ്പുണ്ടായിന്നില്ല food ഒക്കെ

നാട്ടിന്നു എല്ലാരും പാടെ കൂടീട്ട് മൂന്നാറ്

അങ്ങനെ package ഒക്കെ എടുത്തു പോയി പക്ഷെ അന്ന് രാത്രിക്കത്തെ food കൊയപ്പുണ്ടായിരുന്നില്ല പിന്നെ ഉച്ച രാവിലക്കത്തീം വല്യ കൊഴപ്പുണ്ടായില്ല രാവിലെ പിന്നെ അൽഫാമും മറ്റേ പൊറോട്ട ഒക്കെ കിട്ടിയിന്നു ഉച്ചക്ക് പിന്നെ food മോശായി

ഉച്ചക്ക് മറ്റേ എല്ലാരതും പാടെ ആരുന്നു എല്ലാ package പാടെ ഒന്നിച്ചങ്ങടാരുന്നു food അപ്പൊ ഓല് അങ്ങാണ്ട് food ഒക്കെ അങ്ങനെ എല്ലാര്ക്കും കൊടുക്കാ വരിക്ക്ആ ആഹ് മനസിലായി okay ഉം അപ്പൊ food അങ്ങനായപ്പൊ അപ്പൊ പിന്നെ food ഒന്നാട്ന്ന് ഉച്ചക്ക് കഴിച്ചില്ല ആകെ മറ്റേ ഇതാക്കി ആട പ്രശ്നണ്ടാക്കി അങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച്

അതായത് road ൻ്റെ side ൽ കൊടുക്കണ്ടിക്കാരും

ആഹ് ഭയങ്കര തിരക്ക് കൂടുതല് ആയിരുന്നു പിന്നെ മറ്റേ ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു ആഹ് നിങ്ങളപ്പോ മറ്റേ trourist മറ്റേ package ചോയിച്ചില്ലേ food എന്തൊക്കെയാണ് detail ആയിട്ട് അന്വേഷിച്ചിലെ അപ്പൊ detail ആയി അന്വേഷിച്ചു പക്ഷെ മറ്റേ ഓല് ചെറിയൊരു പ്രശ്നം കാട്ടി ഓല് food കാര്യങ്ങളൊക്കെ മറ്റേ നല്ലതൊക്കെ പറയും ചെയ്തു പക്ഷെ ന്നാ ഉച്ചക്ക് ഇങ്ങനെ ആവും ചെയ്തു ആഹ് തന്നെല്ലേ എന്നിട്ട് മറ്റേ package ൻ്റെ പൈസ എങ്ങാനും കുറച്ചന്നോ നിങ്ങക്ക് ആഹ് പൈസ കുറച്ചുക്കുണ് ഓല് തന്നെല്ലേ ആഹ് പിന്നെ മൂന്നാറ് കൊഴപ്പോന്നുല്ല നിങ്ങള് അവിടെ എന്ത് ഏതല്ലം സ്ഥലങ്ങളാ കണ്ടത് അവിടെ അടിപൊളിയല്ലേ ആഹ് അടിപൊളിയൊക്കെത്തന്നെയാണ് സ്ഥലങ്ങള് കാണാനൊക്കെ പിന്നെ ആട ചെന്ന രാത്രി മറ്റേ camp fire ഒക്കെ ഉണ്ടായിരുന്നു തന്നെല്ലേ അതൊക്കെ നമ്മളെ package ൽ ഒക്കെ ഉൾപ്പെടുല്ലേ

ഇന്നിപ്പോ plan മറ്റേ ഊട്ടിക്ക് ഒരു plan ഉണ്ട്

തന്നെല്ലേ ആഹ് ഞാന് ചെറുപ്പത്തിൽ പോയതാണ് മറ്റേ വീട്ട്കാരൊപ്പം അപ്പൊ ഇൻക് നേരെ ഓർമ്മ ഇല്ല എനിക്കിനി പോകണംന്നുണ്ട് നമ്മക്ക് പിന്നെ ഈ അട്ടപ്പാടി വഴി ഊട്ടി പൊയ്ക്കൂടേ

ആഹ് മുള്ളി വഴി പോകാം പിന്നെ വേറെ route ഉണ്ട് ഏർ മറ്റേ മുള്ളി വഴി ഞങ്ങള് പോയപ്പോ close ആണ് അവിടെ അങ്ങോട്ട് കടത്തി വിടൂലന്നൊക്കെ പറഞ്ഞു

എനിക്കങ്ങനെ പോണംന്ന് ആ route പോണംന്ന്ണ്ട് പക്ഷെ നി വേറെ route ഇന് അറീല നിങ്ങൾ ഏത് route ആ അറിയിണെ വേറെ forest area വേറെ route ഉണ്ടോ ആഹ് forest area കൂടി വേറെ route ഉണ്ട് തന്നെല്ലേ ആഹ് അതെങ്ങനെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഉണ്ടോ കോട്ടി അത് ഗൂഗിൾ മാപ്പിൽ കിട്ടുഒക്കെ ചെയ്യും route ആഹ് okay അതെങ്ങനെയുണ്ട് road road എങ്ങനെയുണ്ട് അടിപൊളിയാ road മറ്റേ അടിപൊളി road ആണ് പക്ഷെ കുറച്ച് മറ്റേ ഒരു തോടൊക്കെ മുറിച്ചു കടക്കാനുണ്ട് തന്നെല്ലേ ആഹ് മറ്റേ bike ൽ off road ഏർ bike ഒക്കെ ഉണ്ടേൽ നടക്കുവാറല്ലേ ആഹ് off road ഒക്കെ നടക്കും പക്ഷെ അല്ലാതെയും പോകാം പക്ഷെ ചില സമയത്ത് തോട്ടിൽ വെള്ളം കൂടും ഓ അപ്പൊ ഇപ്പൊ മഞ്ഞു മഴയായതുകൊണ്ട് കൊറച്ചു scene ഉണ്ടാവുഒക്കാറല്ലേ ആഹ് ഇപ്പൊ പോക്ക് നടക്കൂല മഴയായതും കൊണ്ട് ആ route ഇപ്പൊ നടക്കൂല കാരണം മഴയായതും കൊണ്ട് ഭയങ്കര വെള്ളൊക്കെ കൂടീട്ട് വണ്ടീൻകൊണ്ടൊന്നു പോകല് നടക്കൂല തന്നെല്ലേ നമുക്ക് ഏർ എനിക്ക് പിന്നെ നമ്മളിങ്ങനെ ഒരു friend ൻ്റെ friend അവരിക്കിങ്ങനെ trip പോണത് ഭയങ്കരിഷ്ടാ അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് മുള്ളി road വഴി അട്ടപ്പാടി പോയാലൊ അല്ല മു sorry മുള്ളി വഴി മറ്റേ ഊട്ടി പോയാലോ പോയാലോന്ന് പറയുന്നുണ്ട് അപ്പൊ ഇനിക്കതിൻ്റെ അതിങ്ങനെ അന്വേഷിച്ചപ്പോ പറഞ്ഞു മുള്ളി road close ആണ് പിന്നെ ഓല് forest കാർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊടുത്താ അത് തുറക്കുന്നൊക്കെ പറയുണെ കേട്ടു ഇപ്പൊ വേണെങ്കി ഇപ്പൊ സത്യാവസ്ഥ എത്രയാണെന്ന് എനിക്ക് കൃത്യായിട്ട് അറിയില്ല ആഹ് കൈമടക്ക് കൊടുക്കണംന്നൊക്കെ പറയുന്ന കേട്ടു പക്ഷെ ഞങ്ങള് പോയ route ൽ മറ്റേ forest office ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടൊന്നു ഇല്ല തന്നെല്ലെ ആഹ് okay ഇപ്പൊ കുറെ കാലായിട്ട് അടച്ചിട്ടേക്കു അല്ലെ മുള്ളി road ആഹ് മുള്ളി road അടച്ചിട്ടേക്കു ആണ് കുറെ കാലായിട്ട് ആഹ് അതെന്താണാവോലെ ഈ animals ൻ്റെയു ഈ മൃഗങ്ങളോ പിന്നെ കുറെ ആ മറ്റേ ആ route വഴി ഇതൊക്കെ ഉണ്ടാവൂലെ നമ്മളെ ആനകളും ഒക്കെ ഉണ്ടാവൂലെ

ആഹ് ഒരുപാട് time എടുക്കുണ്ടാകും ആഹ് ഞാന് വിചാരിച്ചു വല്ല ച്ചാല് നമ്മുടെ പിന്നെ ഈ animals നെ ഒക്കെ കൂടുതൽ attack കാരണം അത് close ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതാണെന്നു ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം

ക്കാണ്ന്നാണ് ഞാൻ കേട്ടത് ഇനിയിപ്പോ എന്താവു ഇനിയിപ്പോ open ചെയ്ത്ക്കാണെങ്കില് പോണം ഒരു ദിവസം കാരണം എനിക്കൊരു ആഗ്രഹണ്ട് ഏർ കൂട്ടുകാരൊപ്പം കൂട്ടുകാരൊപ്പം ഇങ്ങനെ പോകലുണ്ട് പക്ഷെ ആ ആ route ഇങ്ങനെ പോയിട്ടില്ല ആഹ് route ഒക്കെ അടിപൊളിയാണ് കാണാനൊക്കെ രസമുണ്ട്ന്നൊക്കെ മറ്റേ പറയണ കേട്ട്ക്കുണു പക്ഷെ ഞങ്ങളന്ന് ആ route പോണംന്നു കരുതീട്ടാ പോയത് പക്ഷെ

എന്നിട്ട് പിന്നെ ഊട്ടി എന്താ കാണാനുള്ളത് കൂടുതലായിട്ട് ഊട്ടി rose garden ഉണ്ട് പിന്നെ tea factory ഉണ്ട് ആഹ് tea factory ഞാന് ചെറുപ്പത്തിൽ പോയതാണ് ഞാന് ഇങ്ങനെ വീട്ടുകാരൊപ്പം വീട്ടുകാരൊപ്പം എന്നയ തോന്നുന്നുണ്ട് ചെറുപ്പത്തിൽ പോയതൊണ്ട് നമുക്ക് നേരെ ഓർമയില്ല അപ്പൊ അങ്ങനെ പോയതായിരുന്നു ഏർ അന്ന് ചെറുപ്പത്തിൽ പോയതാ ഇപ്പൊ വല്യ ഒരു ഓർമയില്ല

tea factory ൽ നമ്മള് കേറി അവിടെന്നു മറ്റേ ചയൊക്കെ കിട്ടിയപ്പോ ചായ ഒക്കെ കുടിച്ചെങാണ്ട് പത്തു രൂപ കൊടുക്കണം അങ്ങട് കേറണെങ്കിൽ മറ്റേ ഇത് fees ആയിട്ട്

ആഹ് ഒരു ചായയും കിട്ടും ചായ ഒന്നല്ല പലതും taste ചെയ്യാൻ തരും ഓരോ item ങ്ങൾ പ്പോ മറ്റേ chocolate ന്റെ തരും അങ്ങനോരോ flavor ആയിട്ട് തരും ആഹ് അതിനിക്കൊർമയുണ്ടെ നമ്മള് പിന്നെ ഒരു ആഹ് നമ്മള് ഒക്കെ കാണും ഈ ഇല ഇല പറിക്കാ ഓരോ machine ൽ ഇടുക അങ്ങനെയൊക്കെ അല്ലെ ആഹ് അങ്ങനൊക്കെത്തന്നെ tea മറ്റേ എങ്ങനെയാണു ചായ ഉണ്ടാക്കുന്നത് മറ്റേ detail ആയിട്ട് പറയുന്ന board ഒക്കെ വച്ച് അങാണ്ട് അതൊക്കെ പറഞ്ഞു തരും നേരെ വിശദീകരിച്ചു തരും പിന്നെ factory ൽ ചായപ്പൊടി ഉണ്ടാക്കുണത് അത് കാണിച്ചു തരും